പിന്നെ ഈ ഗെയിംസ് ഒക്കെ എങ്ങനെ പൊറത്തുനിന്ന് ഒക്കെ കളിക്കാറുണ്ടോ? അല്ലെങ്കിൽ ഫുട്ബോളോ അല്ലേ ക്രിക്കറ്റോ അങ്ങനെ എന്തെങ്കിലും കളിക്കാറ് ഉണ്ടോ? ആഹ് ഞാൻ കളിക്കാറുണ്ട് കളിക്കാറുണ്ട് ഞാനേ കോളേജ് ടീമില്‍ ഒണ്ടായിരുന്നു.

എന്തുപറ്റി ആണല്ലേ?

ഫുട്ബാള്‍ ഒക് ഫുട്ബോള്‍ ഒക്കെ കളിക്കുന്ന കൂട്ടത്തിലാണല്ലേ? അതെ, അതെ ഫുട്ബോളിനോടാണ് താല്പര്യം കൂടുതല് മറ്റു കളികളേക്കാള്‍ എന്നാലും മറ്റു കളികളും കളിക്കും. ഉപേഷ് എങ്ങനെയാ ഫുട്ബോളിനോട് താല്പര്യം ഉള്ള കൂട്ടത്തിലാണോ? ഫുട്ബോള്‍ കളിക്കാറുണ്ട്. ക്രിക്കറ്റും, ഫുട്ബോളും, ഷട്ടിലും ഒക്കെ കളിക്കാറുണ്ട് ഞാന്‍. ഒക്കെ കളിക്കാറുണ്ട് ഞാൻ ഇപ്പൊ കൂടുതലും ഞാനീ കോളേജില്‍ ആയിരുന്ന സമയത്ത് കൂടുതൽ ഞാൻ ഫുട്ബോള്‍ ആണ് കളിക്കാറ്. അപ്പോ ഹോസ്റ്റലില്‍ ആയ ഒക്കെ ആ സമയത്ത് കുറെ ചങ്ങാതിമാരും, കുറേ കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പോ അവരുമായിട്ട് ഇങ്ങനെ കൂടുതലും ഫുട്ബോള്‍ കളിക്കാറുണ്ട്. വൈകുന്നേരം ആയിരിക്കും കൂടുതലും കളിക്കാറ്. അപ്പൊ കായികപരമായും ആഹ് കാര്യങ്ങളിലും പ്രാധാന്യം കൊടുക്കുന്ന കൂട്ടത്തിൽ ആണ് ഉപേഷ് അല്ലേ?

ഇപ്പൊ എന്ത് വെച്ചാല് ഇപ്പോ ഒരു വൈകുന്നേരം ഞാൻ ജിമ്മിലും അങ്ങനെയൊക്കെ ആ സമയത്ത് ആ ഒരിതിനൊക്കെ പോകാറുണ്ട്. അപ്പോ അങ്ങനെ ഒരു വൈകുന്നേരം ഉള്ള സമയങ്ങളില് അങ്ങനെയൊരു entertainment ഉണ്ടാവും. ജിമ്മിനു പോണതൊക്കെ. ആഹ് ഞാനും അങ്ങനെ ജിമ്മില് പോകും. എല്ലാ ജിമ്മിലും രണ്ടും മൂന്നു ദിവസം ഒക്കെ പോയിട്ട് ഞാനങ്ങനെ ഒഴിവാക്കും. അതിന്‍റെ ആ ഒരു ചെയ്യാനുള്ള ഒരു

അതേ, അതേ. ഞാൻ അതേപോലെ എന്‍റെ ശരീരം മെലിഞ്ഞതായത് കൊണ്ട് എന്‍റെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ഇങ്ങനെ കുറെ പറയും. എന്താന്ന് വെച്ചാൽ ഒന്നും തിന്നാറില്ലേ? കഴിച്ചതൊക്കെ എവിടേക്കാ പോകുന്നത്? അപ്പോ അങ്ങനെ പറയുമ്പോൾ എനിക്ക് ആ ഒരു മനസ്സിലുണ്ടാവുമ്പോ ഞാന് അങ്ങനത്തെ ഒരു തീരുമാനമെടുത്തതാണ്. ജിമ്മില് പോണം കുറച്ച് തടി വെക്കണം. ഏർ അങ്ങനത്തെ ഒരു തീരുമാനത്തിലാണ് ഞാൻ ജിമ്മില്‍ പോക്ക് തുടങ്ങിയത്.

ഞാന് ഏകദേശം ഒരു മാസത്തോളം പോയി. പിന്നെ പോകാൻ സമയം കിട്ടിയില്ല. പിന്നെ പരീക്ഷേന്‍റെ തെരക്കും അങ്ങനെ കൊറേ വന്നോണ്ട് പിന്നെ പോകാൻ

ഒരേപോലെ സഹായം ചെയ്യും എന്നുള്ളതാണ് അതിന്‍റെ ഒരു പ്രാധാന്യം. അതെ അതെ ശരിയാണത്. പിന്നെ മലയാള സിനിമ നിങ്ങളുടെ കൂടുതൽ കാണാറുണ്ടെന്ന് പറഞ്ഞില്ലാരുന്നേനാ. ആ പറഞ്ഞാരുന്നു പറഞ്ഞു.

ഇതുവരെ ഈ ഒരു വർഷത്തിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും മലയാള സിനിമ അങ്ങനെ പ്രത്യേകിച്ച് ഉണ്ടോ?

വളരെ മികച്ചതായിരുന്നു. ഉപേഷ് കൂടുതലും ഇംഗ്ലീഷ് സിനിമകള്‍ അല്ലേ കാണല്.

എന്നാലും ചിലതൊക്കെ മലയാളം കാണൽ ഉണ്ടാവുമല്ലോ. പുതിയത് ഇറങ്ങുന്നത് ഒക്കെ കാണുന്നുണ്ടാവുമല്ലോ അതെ നല്ല റിവ്യൂ ഉള്ളതും നല്ല തീയേറ്റര്‍ ഒക്കെ എക്സ്പീരിയന്‍സ് ആയിട്ടുള്ളത് മാത്രമേ ഞാൻ അങ്ങനെ കൂടുതൽ കാണാറുളളൂ. അങ്ങനത്തെ മലയാള സിനിമകളാണ് കൂടുതൽ ഞാൻ കാണാറുള്ളത്. . അപ്പോൾ ഈ കാലഘട്ടത്തിന്‍റെ ഇടയില് ഒരു പത്ത് വർഷത്തിന് ഇടയിലെ മലയാള സിനിമയില്‍ വന്ന മാറ്റങ്ങളെ പറ്റി ഉപേഷിന്‍റെ ഒരു ഒരു നിരീക്ഷണം എന്താണ്? ആഹ് എന്താന്ന് വെച്ചാല് ഇപ് ഇപ്പത്തെ മാതി സിനിമ എന്നുവച്ചാല് കൂടുതലും ഡെവലപ് ആയി. ഈയൊരു ക്യാമറ മേക്കിങ്ങിലും, സ്റ്റോറി മേക്കിങ്ങിലും ഒക്കെ കൂടുതലും ഡെവലപ് ആയി. ബാക്കിയുള്ള ഇന്‍ഡസ്ട്രീ നോക്കുമ്പോൾ

ഇപ്പത്തെ ഡയറക്ടര്‍മാര് നല്ലൊരു സ്റ്റോറി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല കൂടുതലും നോക്കുന്നുണ്ട്. ഇപ്പോൾ പണ്ടത്തെ ആ ഒരു ശൈലി ഒന്നുമല്ല. ഇപ്പൊ കൂടുതലും നല്ലൊരു സ്റ്റോറി, നല്ലൊരു മേക്കിംഗ്, നല്ല പ്രൊഡ്യൂസർ അതിനനുസരിച്ചുള്ള ഒരുസിനിമ ഇൻഡസ്ട്രി തന്നെ വളർന്നിട്ടുണ്ട്. അതെ അതെ അന്താരാഷ്ട്ര സിനിമാ മേഖലയിൽ പോലും മലയാള സിനിമയെ

ഇപ്പോ അതിനനുസരിച്ചുള്ള ആ ഒരു ആ ഒരു വളർച്ച അതില് കൂടുതല് കാണുന്നുണ്ട്.

പിന്നെ വേറെ എന്തൊക്കെ, സുഖം തന്നെയല്ലേ? സുഖം തന്നെയാണ്. നമ്മുടെ ഒരു സമയങ്ങളിൽ ഇങ്ങനെയൊക്കെ കൂടുതലും ഞാൻ സമയം ചെലവഴിക്കാറ്. സിനിമ, പാട്ട് പിന്നെ ഗെയിം പിന്നെ വെറുതെ ഇടയ്ക്ക് നടക്കാൻ ഒക്കെ പോകും. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു രസമാണ് നമ്മളിങ്ങനെ ഒരു ഒരു ഒന്നോ രണ്ടോ കിലോമീറ്റര്‍ വെറുതെ ഒരു സ്ഥലം വരെ പോയി തിരിച്ചുവരും. ആണല്ലേ. ആഹ് അതൊരു വേറെ തന്നെ ഒരു രസമാ. നടക്കാറൊക്കെ പോവാറുണ്ടല്ലേ? നടക്കാന്‍ അത് ഇതുപോലെ തന്നെ അങ്ങനെയൊരു വ്യായാമം എന്ന നിലയിൽ അല്ല. പക്ഷേ ഇങ്ങനെ പയ്യെ നമുക്ക് നമ്മൾ ഒരു വെറുതെ നടക്കുക അല്ലാതെ വ്യായാമം പോലിങ്ങിനെ ദേഹം അനക്കി അല്ലാണ്ട് ഇങ്ങനെ വെറുതെ കുറച്ചു നേരം നടന്നിട്ട് വരുക. നമ്മളി കുറേനേരം നമ്മള് ഒരു റൂമില്‍ തന്നെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക്അതിന്‍റേതായ ഒരു മടുപ്പ് ഉണ്ടാകുമല്ലോ. ആ ശരിയാണ് നടക്കുന്നത് കുറച്ചൊക്കെ ശരീരത്തിന് നല്ലതാണ്.

ഉപേഷ് എങ്ങയാ നടക്കുന്ന കൂട്ടത്തിൽ ആണോ? പിന്നെ ഉപേഷ് പ്രത്യേക ഫുട്ബോളിനോട് താല്പര്യം ഉള്ളതുകൊണ്ട് ഇങ്ങനെ നടക്കുന്നതിന്‍റെ കാര്യം പ്രത്യേകം ചോദിക്കണമെന്നില്ല. എങ്കിലും ഞാൻ ചോദിക്കുന്നു. നടക്കുന്നതിനോടൊക്കെ എങ്ങനെ താല്പര്യമുള്ള കൂട്ടത്തിലാണോ? താല്പര്യമുണ്ട് പക്ഷേ ഇപ്പോ വൈകുന്നേരം ഈ ജിമ്മില് പോകുന്നത് കൊണ്ട് അങ്ങനെ കൂടുതൽ ഒന്നും ഞാൻ അങ്ങനെ നടക്കാറില്ല. പിന്നെ എടയ്ക്കു ഹോസ്റ്റല്‍ ഒക്കെയായ സമയത്ത് ഇങ്ങനെ ഫുട്ബോള്‍ ഒക്കെ കളിക്കാറുണ്ടായിരുന്നു.

പിന്നെ വേറെ എന്തൊക്കെ? വേറെ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങൾ ഒന്നും പറയാനില്ല. പിന്നെ ഇപ്പോഴത്തെ വെയിറ്റ് ഒക്കെ എങ്ങനെയാണ് കൂടിയിട്ടുണ്ടോ അല്ലെങ്കിൽ കൂടുതലും. എയ് ഇല്ലില്ലല്ല. ഇപ്പോഴും ബാലന്‍സ് ആയി പോകുന്നു. ഞാൻ പറഞ്ഞില്ലേ ഈ ഫുട്ബോളിനും മറ്റ് ഇതിനൊക്കെ ഏകദേശം സമയം ഞാൻ ചെലവഴിക്കുന്നത് കൊണ്ട് അതിന്‍റേതായ സമയം ഞാൻ മാറ്റിവയ്ക്കുന്നതുകൊണ്ട് വെയിറ്റ് ഒക്കെ എന്‍റെ ബാലന്‍സ് ആയി പോകുന്നു ഉപേഷിനു എങ്ങനെയാ വെയിറ്റൊക്കെ? വെയിറ്റ് ഒക്കെ ഇപ്പോൾ ജിമ്മില്‍ പോകുന്നത് കൊണ്ട് കൊറച്ചു കൂടുന്നുണ്ട്. പോയ അപ്പോൾ ജിമ്മിലെ ഇൻസ്ട്രക്ടർ കുറച്ചു നല്ല കഴിക്കാൻ ഒക്കെ പറഞ്ഞായിരുന്നു. അപ്പോ അതിനനുസരിച്ചുള്ള മസിൽ ഗ്രോത്തും അങ്ങനെ വെയിറ്റ് ഒക്കെ കൂടുന്നുണ്ട്. ആഹ് അഹ് അത് നല്ലതല്ലേ. നമ്മൾ അതിനു വേണ്ടിയിട്ടാണല്ലോ പോകുന്നത്.

പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മടെ നേരത്തെ നമ്മൾ സംസാരിച്ച ഒഴിവ് സമയങ്ങളിൽ നമ്മള് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ ഈ പറഞ്ഞ വിനോദങ്ങളൊക്കെ അമിതമായി ഉപയോഗിക്കാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. അതെയതെ, അതേ. ശരിയാണ്. ഇപ്പോ സിനിമ കാണുവാണെങ്കിൽ നമ്മൾ ഒരു ദിവസം ഒരു സിനിമ കാണുക. അല്ലാണ്ട് നാലു അഞ്ചു സിനിമ കണ്ടു കഴിഞ്ഞാൽ നാലു അഞ്ചു സിനിമ എന്ന് പറഞ്ഞാൽ ഒരു നാല് സിനിമ കാണണമെങ്കി ഒരു പന്ത്രണ്ട് മണിക്കൂർ ഒക്കെ ഉണ്ടാവും. ഒരു ദിവസത്തിന്‍റെ പകുതി സമയം തന്നെ

വിനോദം, ഒഴിവ് സമയം കിട്ടിയെന്നതുകൊണ്ട് ആ ഒഴിവുസമയവും കഴിഞ്ഞ് നമ്മള് ശരിയായി പണിയെടുക്കേണ്ട ആ സമയം കൂടി കൂട്ടി നമ്മള് മറ്റു വിനോദങ്ങൾക്കായി ചെലവഴിച്ചാല് നമ്മുടെ

പക്ഷേ ഇപ്പത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിൽ അഡിക്റ്റ് ആണ്. എന്‍റർടൈൻമെന്‍റ് മാത്രം അവര് വിനോദമാക്കി എടുത്തിട്ട് അതിനുമാത്രം ചെലവഴിക്കുന്ന കുറെ കൂട്ടുകാര് ഉണ്ട്. അപ്പോ അങ്ങനെ ഇപ്പോഴത്ത ജനറേഷൻ നോക്കുമ്പോൾ കൂടുതലും അങ്ങനെയാണ് കാണാറുള്ളത്. അതെ അതെ ഞാനും അതും എന്റെ ശ്രദ്ധയിൽ പെട്ടായിരുന്നു. അതെ ഇപ്പോഴത്തെ ആ ഒരു ഇത് മാറ്റിയെടുക്കാൻ കുറച്ച് ടൈം എടുക്കും. നമ്മക്ക് അങ്ങനെ മാറ്റിയെടുക്കാന്‍ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പണ്ടത്തെപ്പോലെ അല്ലല്ലോ. ഇപ്പോ എല്ലാ കുട്ടികളും ജനിച്ച് കഴിഞ്ഞ ഒരു അഞ്ച് ഒരു അഞ്ചാം ക്ലാസ്സ്‌ കഴിയുമ്പോഴേ അവർക്ക് ഫോണ്‍ ഉപയോഗിക്കുന്ന ഒരു സ്വന്തമായിട്ട് ഫോണ്‍ ഉള്ള ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറി.

അതെ അതെ അതും ശരിയാണ്. അതിൽ നിന്ന് അവരെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് ഏർ അസാധ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഉപേഷിന് എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത്. മാറ്റിയെടുക്കാൻ പറ്റും.

അപ്പൊ നല്ല രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താലൊക്കെ ആ ഒരു ഇതീന്ന് ഒഴിവാക്കാൻ പറ്റും. ആഹ് അതെയതെ, അങ്ങനെ നമ്മൾ ഒരു ഒരു ദീർഘകാലത്തേക്കുള്ള ഒരു പദ്ധതിയാണെങ്കില് നമുക്ക് ഇത് നടത്തിയെടുക്കാൻ സാധിക്കും എന്ന് എനിക്ക് ഇപ്പോ തോന്നുന്നുണ്ട് ഉപേഷ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ സാധിക്കേണ്ടതാണ്. ഉം പിന്നെ വേറെ എന്തൊക്കെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ

അതേ, അതെ, അതേപോലെതന്നെ എനിക്കും പറയാനുള്ളത് ഇതേപോലെ തന്നെ ഓ പ്രത്യേകിച്ച് വേറൊന്നുമില്ലല്ലോ. അപ്പോൾഞാന് എനിക്ക് ചെറിയ പരിപാടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാന് പോവാണ്. ആയിക്കോട്ടെ, കോഴിക്കോട്ടെ, വീട്ടിൽ എല്ലാവരോടും അന്വേഷണം പറയണേ.

ഓക്കെ, ഒകെ, ബൈ, നന്ദി

ആഹ് എടാ ഞാന്‍ വീട്ടിലാ. ഇയ്യ് എവിടെ? ഞാൻ ഞാന് വീട്ടിൽ തന്നെയാണ് ഞാന് ആകെ ഇരുന്നു ബോറടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കയാണ്. എന്താ പരിപാടി? ഞാനിതങ്ങനെ വെറുതെ ഇരിക്കയാണ്. ഞാനിന്നു ചെലപ്പം

ആദിപുരുഷ്. മറ്റേ ഏതോ ഒരു പടം വന്നിട്ടില്ലേ. നമ്മടെ പ്രഭാസിന്റെ പടം ആദിപുരുഷ്. ഇപ്പം മറ്റേ ചെയ്ത പടം.

അതുശരി ആഹ് ഇയ്യ് ഉണ്ടോ കാണാന്‍ ഉണ്ടോ പടത്തിനു ഉണ്ടോ? എടാ ഞാൻ ഇന്നലെ ഒരു പടത്തിന് പോയി. രണ്ടായിരത്തി പതിനെട്ടിന് പോയതേയുള്ളൂ. ഇയ്യ് കണ്ടില്ലേ?

ഞാന് കുറച്ചു തിരക്കായിട്ടെ എനിക്ക്

അവസാനത്തെ ആ scene ഒക്കെ എത്തിയപ്പോഴേക്കേ ആ അത് നമ്മക്ക് നമ്മടെ ഭാഗത്തേക്ക് അത്ര effect ചെയ്തിട്ടില്ല ആ പ്രളയം. എന്നാലും നമ്മക്ക് ആ കാണുമ്പോഴുള്ള ഭീകരത ഉണ്ടല്ലോ. അപ്പൊ ശരിക്കും അനുഭവിച്ച അവസ്ഥ എന്തായിരിക്കും ആ വെള്ളം

കാലുകൊണ്ട് വയ്യാത്തവന്‍ അങ്ങനെ കിടക്കുമ്പോൾ asbestos ഇന്റെ അടിയിലെ അതേയതെ. ഞാനെന്തായാലും കണ്ടിട്ടേ കരഞ്ഞിട്ടു അപ്പൊ കിടു ആയിട്ടുണ്ട്‌ അല്ലേ അനൂപ്‌ എന്ന് പറഞ്ഞിട്ടുള്ള character അതെയതെ ഞാൻ ചെക്കന്മാരുടെ ഒപ്പമാ പോയതേ. ചെക്കന്മാരൊക്കെ വന്നിട്ട് ഇയ്യ് എന്തിനെടാ കരയുന്നേ എന്ന് ചോദിച്ചു. ഞമ്മള് അത് അനുഭവിച്ചിട്ടുണ്ടാവില്ല. നമ്മക്കത് അറിയില്ല. നമ്മള് ഒക്കെ ഇപ്പം അത് news ഇൽ കണ്ടതാണ്. പക്ഷേ നമ്മക്ക് ഇത്ര തന്നെ അറിയില്ല. കാരണം, അവിടത്തെ ഇവിടത്തെയൊക്കെ short videos ഒക്കെ ആയിട്ട് കുറച്ചൊക്കെ കാണിക്കുന്നുള്ളൂ. ഇത്ര തന്നെ നമ്മക്കത് attached ആവണില്യ. പക്ഷേ, ഈ cinema ന്ന് പറയുമ്പോള്‍ ഓരോ വീട്ടിലും എന്തു സംഭവിച്ചു? അല്ലെങ്കില്‍ അവര്ക്ക് എന്ത് പറ്റി എന്നുള്ളത് വളരെ വ്യക്തായിട്ട് കാണിക്കുവല്ലേ. അപ്പ നമ്മക്ക്

നമ്മളിതിലേക്ക് എങ്ങനെ നമ്മളെങ്ങാനും ഇതിൽ ആയിരുന്നെങ്കിൽ നമ്മൾ ഇതീ പെട്ടു പോയിരുന്നെങ്കില്‍ എന്ത് ചെയ്തേനേ? ആരു വന്നു രക്ഷിച്ചേനെ എന്നൊക്കെയുള്ള ഒരു ചിന്ത ഉം ജൂഡിന്‍റെ making നല്ല making ആയിരുന്നു. അത് art director പറയുന്നേ കേട്ടോ. മറ്റേ ആ പ്രളയത്തിന്‍റെ scene ഇല്ലേ അത് മോ ഒന്നും use ചെയ്യാണ്ട് എത്രയോ acre സ്ഥലത്ത് tank set ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ വീടും മറ്റേ മരങ്ങളൊക്കെ വെച്ചിട്ട് അവർ പ്രളയം സൃഷ്ടിച്ചതാത്രേ tank ഇല്‍ വെള്ളം നിറച്ചിട്ടേ.

അല്ലല്ല അത് VSX അല്ല. പുള്ളി പറഞ്ഞു. നമ്മുടെ മാമാങ്കം സിനിമയൊക്കെയില്ലേ മമ്മൂട്ടിയുടെ. അതിന്റെ കാരണം കാവ്യാ film company ആണല്ലോ അത് produce ചെയ്തിരിക്കുന്നേ. മാമാങ്കവും കാവ്യാ film company ആണ്. അപ്പൊ അവരുടെ art director എന്താ പുള്ളിയുടെ പേര് എനിക്കറിയില്ല. പക്ഷേ അങ്ങേരാണത് ചെയ്തിരിക്കുന്നത്. എന്റമ്മോ ഒരുമാതിരി scene ആയിട്ടുണ്ട് അല്ലേ? അതേ, അല്ല അതല്ല അപ്പൊ ആ വീടുകളും, മരങ്ങളും ഒക്കെ എങ്ങനെയാ ഇങ്ങനെ set ചെയ്തു വച്ചത് അവർ അത് set ചെയ്യും. അത് cinema ഏന്‍റെ art director ഉടെ team അങ്ങനെ തന്നെയാ. അത് സിനിമ എന്ന് പറയുമ്പ എന്താണ്. ഒരു

അത് screen ഇല് കാണുന്നത് ആരെയാ? നായകനെ, നായികയെ, supporting actors ഇനെ അല്ലെങ്കിൽ കുറച്ച് visuals. പക്ഷേ അതിന്‍റെ background ഇലെ work ഇപ്പൊ പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനെട്ട് movie ഇലൊക്കെ background work എന്ന് പറയുമ്പോ അന്യായിട്ടുള്ള work ആണ്. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ set ഇട്ട വീടുകളാ. അപ്പോ അതാ director പറഞ്ഞിരുന്നു. അന്ന് അനൂപിന്‍റെ വീടാണെങ്കിലും, അനൂപിന്‍റെ വീട് എങ്ങാണ്ട് original ആന്നെന്ന് തോന്നുന്നു. കാരണം, അത് ആ area അല്ലാരുന്നു. ആ പ്രളയം നടന്നിട്ടുള്ള areas ഇലെ വീടെല്ലാം set ണ്.

Actually കാരണം എന്താന്നു വച്ചുകഴിഞ്ഞാല്‍ അതിലെ കുറച്ചു shot ഒക്കെ വരുന്നത് ഉള്ളിലത്തെ shot ഒക്കെ എല്ലാം കൊറവാണ്. Outside outdoor shot അല്ലേ വരുന്നേ. Indoor ആയിട്ട് അല്ലെങ്കില്‍ inside ആയിട്ടുള്ള shot ഉകള്‍ ഭയങ്കരായിട്ട് കുറവാ. ആകെ മറ്റേ പയ്യന്‍റെ വീട്ടിൽ മാത്രമേ വരുന്നുള്ളൂ. അതിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ അവർ കുറച്ചു switch ഉം കാര്യങ്ങളൊക്കെ use ചെയ്തിട്ട് ഇത്രയും materials use ചെയ്യുന്നുണ്ടാവുള്ളൂ. നമ്മളിപ്പം ആ ചുവരിൽ കാണുന്നത് അത് ഇഷ്ടികയും മണ്ണും കട്ടയും അല്ലെങ്കിൽ cement ഒക്കെ വെച്ച് തേച്ച് മിനുക്കി paint ഒക്കെ അടിച്ചു നമ്മുടെ original വീട്. എന്തായിരിക്കും ആ എന്താ ഇല്ലേ multiwood ഓ, plywood ഓ ഒക്കെ വെച്ചിട്ടായിരിക്കും അവർ ചെയ്യുക.

അങ്ങനെയാണ് അവർ അത് develop ചെയ്ത് എടുക്കുന്നത്. അതാണ് പ്രത്യേകത. അതാണ് ഈ സിനിമ ഇപ്പോഴും അത്ഭുതമായി നിൽക്കുന്നത് അതുകൊണ്ടാണ്. ഇപ്പൊ വീഎഫ്എക്സ് കൊടുത്തിട്ടു ഇപ്പ എത്ര കോടി കൊടുത്തിട്ടും ഇപ്പൊ ആദിപുരുഷ് cinema കാണാന്‍ പോകുന്നില്ല. അതിനു എന്താ ഇരുനൂറ് കോടി എങ്ങാണ്ട് അല്ല നമുക്ക് പക്ഷേ അതെന്താന്നു വച്ച് കഴിഞ്ഞാല്‍ എല്ലാരുടേം മനസ്സില്‍ അങ്ങോട്ട്‌ കയറിപ്പറ്റുക ഏതൊരു age ഇലുള്ളവര്‍ക്കും അല്ലെങ്കില്‍ എങ്ങനത്തെ സിനിമ കാണാന്‍ ഇഷ്ടമല്ലാത്തവര്‍ക്കു പോലും ഞമ്മള് അതേ എന്ന് പറയുമ്പ

അതെയതെ അതാണ്‌. അത് ഒരു സിനിമയുടെ അതാണ്‌ main ആയിട്ട് ഒരു സിനിമയുടെ thread അല്ലെങ്കില്‍ ആ സിനിമയുടെ basic ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്‍ ഏതു category യില്‍ പെട്ട പ്രേക്ഷകനെയും ഒരുപോലെ enjoy പറ്റി വരണം. എന്നാലെ ആ പടം വിജയിക്കൂ. വിജയിക്കും. ശരിക്കും പറഞ്ഞാല്‍ cinema യുടെ നായകന്‍ ഇപ്പൊ കുറച്ചു സാമൂഹിക പ്രസക്തിയുള്ള അല്ലെങ്കില്‍ social ഇതായിട്ടുള്ള actor ആണെന്ന് കരുതുക.

പക്ഷേ അവരുണ്ടായത് കൊണ്ട് മാത്രമോ, താര റാണി ഉണ്ടായത് കൊണ്ട് മാത്രമോ അല്ലെങ്കില്‍ ഒരു famous ആയിട്ടുള്ള director ഉണ്ടായത് കൊണ്ട് മാത്രമോ ഒരു സിനിമ വിജയിക്കില്ല. സിനിമയുടെ ആ ഒരു background ഇലുള്ള എല്ലാ team ഉം, art മുതല് അല്ലെങ്കില്‍ production team അതുപോലെ even costume വരെ. മനസ്സിലായോ. വസ്ത്രാലങ്കാരം എന്ന് പറഞ്ഞിട്ടുള്ള section നമ്മളിപ്പോ cinema കാണുമ്പോ ഏർ

ഒരു നടന്റെ costume director പറയുന്ന പോലെ അല്ല. അങ്ങനത്തെ സംഭവം design ചെയ്യാന്‍ പറ്റണില്ല എങ്കില്‍ ആ നായകന്‍റെ ആഹ് കഥാപാത്രസങ്കല്പം തന്നെ പോയില്ലേ സിനിമയിൽ

ആഹ് ഞാന്‍ പറയുകയാണെങ്കിൽ വലിയ വലിയ നടന്മാർക്കൊക്കെ മമ്മൂട്ടിക്ക് ഒക്കെയാണെങ്കിൽ personal ആയിട്ടുള്ള costume designers ഉണ്ടാവും. മോഹന്‍ലാലിനൊക്കെ പക്ഷേ, ബാക്കി സാദാ ചെറിയ ചെറിയ നടന്മാർക്കൊന്നും, co-artist ഇനൊന്നും ഈ പറഞ്ഞ പോലെ personal designers ഉണ്ടാവില്ല. ഈ സിനിമയിൽ ഒരു മെയിൻ ആയിട്ടുള്ള ഒരാള് വസ്ത്രാലങ്കാരത്തിന് ഉണ്ടാകും. പുള്ളിയായിരിക്കും അതിന്റെ costume design ചെയ്യുന്നത് director പറയുന്നതനുസരിച്ച്. പക്ഷേ അത് പാളീന്നു പറഞ്ഞാ cinema മൊത്തം ആ കഥാപാത്രം മൊത്തം പാളും. മനസ്സിലായോ?

ആ അതാണ് ഞാൻ അതിനെ പറ്റീട്ട് കൂടുതല്‍ നോക്കാറുണ്ട്. എന്ന് വെച്ചാ നമ്മള് ഇപ്പം ഒരു കാര്യം ചെയ്യുമ്പോള്‍ വൃത്തിയാവണം. വെറുതെ ഒരു തട്ടിക്കൂട്ട് ഇപ്പൊ നമ്മക്കിപ്പം അറിയാം. ഇപ്പം കൊറേ short film ഉകള്‍ മറ്റേ കൈകൂപ്പി, ദേ ചേച്ചി മിന്നി അങ്ങനെ കുറെ short film ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ എനിക്ക് തോന്നണത് അതൊക്കെ എന്നുവെച്ചാൽ reach കിട്ടണമെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ യൂ ട്യൂബില്‍ reach ആവുന്നത് അല്ലെങ്കില്‍ എങ്ങനെ release ആവുന്നത് ആണെങ്കിലും reach കിട്ടണമെങ്കിൽ രണ്ടുമാസം വേണം. ഒന്നുന്നുണ്ടെങ്കില്‍ അത്രയും നല്ല ഒരു original സാധനം അല്ലെങ്കില്‍ originality ആയിരിക്കണം അല്ലെങ്കില്‍ നല്ലൊരു professional സാധനം ആയിരിക്കണം നമ്മുടെ product. അല്ലാ എന്നുണ്ടെങ്കില്‍ ഈ പറഞ്ഞപോലെ ട്രോളന്മാർക്ക് വലിച്ചു കീറാൻ പറ്റിയ product. എനിക്ക് തോന്നുന്നു ആ team ഉകളുമായിട്ട് എട്ടായി കോഫി അവരൊക്കെ ഇതിനു വേണ്ടി ആയിരിക്കും അങ്ങനത്തെ ട്രോളന്മാർ ട്രോളണം അങ്ങനെ കുറച്ച് viral ആവണം എന്ന് ഉദ്ദേശത്തിലായിരിക്കണം ഇത് ചെയ്യാ. അതുകൊണ്ടു തന്നെ അവരുടെയൊക്കെ views കണ്ടോ ശരിക്കും ഒരു social relevance ഉള്ള short film കാട്ടിലും കൂടുതൽ കളിയാക്കാൻ വേണ്ടിയിട്ടും കാണുന്ന ആൾക്കാരാണ് എല്ലാ കാര്യങ്ങളും ഞാൻ ചിന്തിയ്ക്കാറുള്ളത് നീ അന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ എന്നോട് അന്നു പറഞ്ഞിരുന്നല്ലോ എന്തൊക്കെയോ വേണം എന്നൊക്കെ എന്തായി അതിന്

ഞാൻ സ്ക്രിപ്റ്റ് എഴുതി ഞാൻ അത് computer writing കൊടുത്തിരിക്കേണ് നമ്മൾ ഇത്രയും ദിവസം പണിപ്പെട്ടത് ഒക്കെ വെറുതെ ആവും അപ്പൊ എന്തായാലും ആയി വെറുതെ ഇരിക്കുന്ന ഒരാളെ കൊണ്ട് ഞാൻ ഒരുപാട് ടൈപ്പ് ചെയ്തു ഉണ്ടാക്കിയിട്ട് നമ്മൾ വാട്ടസ്ആപ് ടൈപ്പ് ചെയ്തിട്ട് അത് നേരെ പോയിട്ട് പിന്നെ ലാപ്പിലാണ് ചെയ്യുന്നത് അപ്പൊ computer typing ചെയ്തു കഴിയുമ്പോ പിഡിഎഫ് ആകിയിട്ടേ സ്ക്രിപ്റ്റ് ready ആക്കി കൊണ്ടിരിക്കുന്നുണ്ട്.

അപ്പൊ ഇനി അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ എത്രയുണ്ട് എന്താ ഉദ്ദേശിക്കണെ? എപ്പോ തുടങ്ങാനാ? എപ്പോ തീർക്കാനാ? schedule എന്തായാലും ഇട്ടോ കാരണം pre-production നമുക്ക് ഇത് ചെയ്യാം എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമിട്ടുണ്ടാവും അപ്പൊ ഞാൻ അന്നേം കൂടി വിളിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കാരണം എന്നെ കൊണ്ട് തോന്നീല കാരണം ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ

തികച്ചും വ്യത്യസ്തമായിട്ട് നിൽക്കണം, ആൾക്കാരെ ഏതു സമയത്തു നമുക്ക് എടുത്താൽ കാണാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ സമകാലിക പ്രസക്തി ഉള്ള വിഷയങ്ങളെ കുറിച്ച് ചെയ്യുമ്പോൾ ആൾക്കാർ അത് കൂടുതൽ ഏറ്റെടുക്കും അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണമെല്ലോ ചെയ്യാൻ. അതെ അതാണ് പ്രശ്നം പ്രേഷകരുടെ പ്രസക്തി നമുക്ക് അറിഞ്ഞാലാണ് അതിനൊരു ഇതുള്ളൂ നമ്മുക്കെന്തായാലും സ്ക്രിപ്റ്റ് ഒന്ന് ഇരുന്ന് വായിക്കാം, എനിക്ക് തോന്നിയ എന്തേലും corrections ഉണ്ടെങ്കിൽ പറയാം കുഴപ്പമില്ലല്ലോ?

ആഹ് ഞാൻ അത് എന്തേലും ഉണ്ടെങ്കിൽ പറയാം പിന്നെ പിന്നെ ഇത് ഇപ്പോ എങ്ങനെ budject കാര്യങ്ങളും ഒക്കെ എത്രയാണ് ഉദ്ദേശിക്കുന്നെ? producer മാരെ എന്തേലും കണ്ടിരുന്നോ അതോ നമ്മൾ തന്നെ manually നമ്മള് തന്നെ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ individual ഒക്കെ എടുത്തിട്ട് ആണോ ചെയ്യുന്നേ

ഇരുപത്തി രണ്ടേ to മുപ്പതു മിനിറ്റ്.

ആഹ് ഒരു song വരുന്നുണ്ട് അവസാനം. അപ് അതൊക്കെ അതിനൊക്കെ കുറച്ചു വർക്ക് വരുമല്ലോ അപ്പൊ അത് ആരാണ് എഴുതാണത്? song എഴുതാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്റെ എന്നെ പഠിപ്പിച്ച ഒരു മാഷുണ്ട്, ആ മാഷ് song എഴുതണ ആളാണ് അപ്പൊ അയാൾക്ക് കൊടുത്തിരിക്കെയാണ് song എഴുതാൻ വേണ്ടിയിട്ട്. എഴുതിട്ട് അയാൾ ട്യൂൺ ചെയ്ത് തരുമെന്നാണ് തോന്നണേ, പിന്നെ മ്യൂസിക് നമ്മൾ ചെയ്യിക്കണം വേറെ ആളെന്നെ കൊണ്ട് എന്ത് വെച്ചാലേ song എന്നൊക്കെ പറയുമ്പോൾ studio, music composer ഒക്കെ വേണ്ടേ? പക്ഷെ അങ്ങനെ വല്യ രീതിയിൽ ഞാൻ നോക്കണ്ടാന്ന് വിചാരിച്ചാട്ടാണ് എങ്ങനെ ആ ഇപ്പോ ഇറങ്ങിയാ ലേ അറിയുള്ളൂ അതാ പറയുന്നേ നമ്മൾ ചിലപ്പോ directors കണ്ണിൽ കൂടി കാണുന്ന പോലെയല്ല അല്ല ഈ film കാണുന്നവരുടെ കണ്ണിൽ ഉണ്ടാകും ഉണ്ടാകും director എന്ന് പറയുമ്പോൾ അതിന്റെ എല്ലാ മൂലകളും തപ്പി തിരിഞ്ഞു വൃത്തിയായിട്ട് അല്ലെ ചെയ്യുന്നേ പ്രേഷകർ actually കാണുന്ന കാണുന്ന സംഭവം കേൾക്കുന്ന സംഭവം അതു രണ്ടും മാത്രവേ അവര് നോക്കത്തോളു dilog അതൊക്കെ

പാട്ട് നമ്മൾ ഒരാളെ കൊണ്ട് ഇങ്ങനെ മൈക്ക് ഒക്കെ വെച്ചിട്ട് പാടിച്ചതിനു ശേഷം പാടിച്ചതിനു ശേഷം അങ്ങനെ പാടിച്ചതിനു ശേഷം പിന്നെ അത് editing വഴി ഇതാക്കാം എന്നൊക്കെയാണ് വിചാരിക്കുന്നെ അതെങ്ങനെയാണെന്നു നോക്കിയാൽ അല്ലെ അറിയൂ അല്ലാതെ